സ്പീക്കർ 2 ഞാനിന്ന് ഏ നമ്മളന്ന് പോയൊരു യാത്രെനെ പറ്റിങ്ങനെ ഓർത്തിട്ട്ണ്ടായിരുന്നു. ഏ വണ്ടിയൊക്കെ എടുത്തിട്ട് കൊറേ ദൂരം പോയത് അത് വളരെ സന്തോഷം തന്നൊരു യാത്രയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കൊറച്ച് സമയം നിന്നോട് യാത്രെനെ പറ്റി.
സ്പീക്കർ 2 ഒന്ന് സംസാരിക്കാം പെട്ടന്നതോർത്തപ്പൊ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് യാത്രാന്ന് പറീണത്

സ്പീക്കർ 2 യാത്രാന്ന് പറീണത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരൊരു സന്തോഷം തര്ണൊരു കാര്യാണ് അത് കൂടെ യാത്ര ചെയ്യണ ആൾക്കാര് ഏറ്റോം പ്രധാനാണ് എനിക്ക് എനിക്ക് ഏറ്റോം ഇഷ്ടള്ള ആൾക്കാരോടു കൂടെയാണ് ഞാൻ യാത്ര ചെയ്യ്ണതെങ്കില്.
സ്പീക്കർ 2 അതെനിക്കേറ്റോം സന്തോഷണ്ടാവും ഇപ്പം ചെല സമയങ്ങളിലെനിക്കെ ഇള്ളെ എന്തെങ്കിലും പ്രശ്നങ്ങളെന്നെ ഞാൻ മറന്ന് പോവാറിണ്ട്. ആ എന്റെ സുഹൃത്തുക്കളോട് യാത്ര ചെയ്യുമ്പോളൊക്കെ അപ്പൊ നിനക്കും അങ്ങനന്നെയാണോ.

സ്പീക്കർ 1 കൂട്ടാണ് യാത്ര ചെയ്യുമ്പോളേറ്റവും നല്ലത്. ഇപ്പൊ നമ്മളെ പ്പോലെ ചിന്തിക്കുന്നവരായാലും അങ്ങനെത്തെ ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ആ യാത്ര ആസ്വദിക്കാൻ പറ്റുള്ളൂ.
സ്പീക്കർ 2 ആ എനിക്കത് പോലെ തന്നെ ആ ചേലോര് എന്റടുത്ത് ചോദിക്കാറിണ്ട് കടലാണോ കടൽ തീരങ്ങളിൽ പോകാനാണോ ഇഷ്ടം അല്ല മലകളൊക്കെ കാണണതാണോ ഇഷ്ടം അങ്ങനെ യാത്രാന്ന് പറയുമ്പൊ അധികാൾക്കാരും ചോദിക്ക്ണൊരു ചോ ചോദ്യാണ്.
സ്പീക്കർ 2 പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ടും ഒരു പോലെ ഇഷ്ടമാണ് അതായത് കടൽ തീരങ്ങളിൽ മാത്രം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ചില അനുഭൂതികളുണ്ട് എന്നാ മലയടങ്ങ് അവിടെ നമുക്ക് കാണാൻ പറ്റ്ണ.

സ്പീക്കർ 1 ആഹ് ഒരു കാര്യം ബുദ്ധിമുട്ടാക്കാണ്ട് അതെങ്ങനെയാണ് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും ന്ന് അല്ലെങ്കി ഒന്നെങ്കിൽ വിഷമിക്കണ്ട നമുക്കിതിന് പരിഹാരം കാണാം അങ്ങനെ നമ്മള് പ്രതീക്ഷിക്കാത്ത കാര്യം വരുമ്പോൾ നമ്മുടെ കൂടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന തക്ക ആൾക്കാരെ വേണം
സ്പീക്കർ 1 നമ്മള് എന്ത് ചെയ്യാൻ ദൂരെ പ്രതേകിച്ച് ദൂര യാത്രക്കൊക്കെ കൊണ്ട് പോകുമ്പോ ചെയ്യാൻ. പിന്നെന്താ ഇപ്പൊ സ്ത്രീകളാകുമ്പോഴും അതേ പോലെ തന്നെ സ്ത്രീകളൊറ്റക്ക് ഇതേ പോലെ യാത്ര ചെയ്യുമ്പള്ള അതിൻ്റെ തായ പല ബുദ്ധിമുട്ടുകളുമുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക്
സ്പീക്കർ 1 നമ്മുടെ കൂടെ നിന്ന് എന്ത് പ്രശ്നവും നേരിടാൻ പറ്റും ന്നുള്ള ആൾക്കാരാണെങ്കിൽ സ്ത്രീകളായാൽ പോലും അവരുടെ കൂടെ കൂട്ട് കൂടുന്നതിന് പോകുന്നതിന് ഒരു പ്രശ്നവും ഉണ്ടാവാറില്ലല്ലോ
സ്പീക്കർ 2 ആ അതെ അതെ അത് ചെലപ്പോ എനിക്ക് നമ്മളെ രാജ്യത്തെ പറ്റി ആലോയ്ക്കാണെങ്കില് ഞാൻ നല്ലെ കൊറേ മാറാനിണ്ട് സ്ത്രീകള് മാത്രം ഇപ്പഴും ഒറ്റക്ക് യാത്ര പോവാൻ മടി എന്താ നമ്മളൊരു യാത്ര പോവാണെങ്കി നമുക്കൊരിക്കലും പകല് മാത്രം പോ നമ്മള് ചെല സമയങ്ങളില്.
സ്പീക്കർ 2 ഒരു സ്ഥലം കണ്ടിട്ട് വരുമ്പം ചെലപ്പൊ രാത്രി വൈകിയേക്കാം ചെലപ്പൊരു വേറെ സ് സ്ഥലങ്ങളില് നമുക്ക് താമസിക്കണ്ടി വന്നേക്കാം അപ്പൊ പ രാത്രി കാലങ്ങളിലിപ്പഴും സ്ത്രീകള് പൊറത്ത് പോകാന്ന് പറയണതെന്തോ.

സ്പീക്കർ 2 അവർക്കീ രാത്രി വൈകുമോ രാത്രി എങ്ങനെ ഏ നമ്മുടെ സമൂഹമെങ്ങനെ രാത്രി കാലങ്ങളില് പ്രതികരിക്കുന്നൂന്നറിയാത്തോണ്ട് അത് തീർച്ചയായിട്ടും മാറ്റം തന്നെ വരണം നമ്മള്.
സ്പീക്കർ 2 രണ്ടാളും സ്ത്രീകളാണ് നമുക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടള്ള സ്ത്രീകളും കൂടെയാണ് നമ്മള് നമ്മുടടുത്ത തലമുറക്കും കൂടെ അതു പോലെ ചെയ്യാൻ പറ്റും നമ്മളെ തലമുറ ആണ് പോയി തൊടങ്ങീട്ട്ള്ളത്.
സ്പീക്കർ 2 നമ്മള് നമ്മടെ പ്രായത്തില് പോയ അത്രെയൊന്നും നമ്മടെ അമ്മമാരും അവരുടെ പ്രായത്തിൽ.

സ്പീക്കർ 1 ഏഹ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം.നിങ്ങള് പുരഷൻമാരുടെ അത്രയും എന്താണ് ഏഹ് ഹ്മ് നിങ്ങൾക്ക് അത്രയും തന്നെ ഒരു സുരക്ഷ കിട്ടിയെന്ന് വരില്ല. നിങ്ങള് ഒറ്റക്ക് യാത്ര ചെയ്യാണങ്കിൽ അങ്ങനെ ഒക്കെ അതിൻ്റെ കാരണം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വേണങ്കിൽ ആൾക്കാർക്കും.
സ്പീക്കർ 1 ആഹ് അതേ പോലെ മാതാപിതാക്കൾക്കായാലും അവർക്ക് പറയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കളായാൽ പോലും അവരൊന്ന് മാറി ചിന്തിച്ചാൽ മാത്രമേ ഇതിനൊരു മാറ്റമുണ്ടാവൊള്ളൂ. അത് മോളായാലും എന്താവും നമ്മുടെ മോനെ വിടുന്നത് പോലെ തന്നെ,
സ്പീക്കർ 1 മോളെയും വിടാം. പ്രശ്നം ഒന്നൂല്ല. അവളും അവനെ പോലെ തന്നെ അത്രയും തന്നെ എല്ലാം കാര്യത്തിലും കാര്യ പ്രാപ്തിയുള്ളവളാണ്. എന്ന് ചിന്തിച്ച് മാതാപിതാക്കൾ അങ്ങനെ തന്നെ തുടങ്ങിയാൽ തന്നെ പ്രശ്നമില്ല. അല്ലാതെ നാട്ടിലുള്ള ആൾക്കാരെന്ത് പറയുമോ?
സ്പീക്കർ 1 മകളെ ഇതേ രാത്രി പോയി ഏഹ് രാവിലെ പോയിട്ട് രാത്രിയാണല്ലോ കേറി വരുന്നത് നിങ്ങടെ മോളെന്താ ഇങ്ങനെ അങ്ങനെത്തെ ചോദ്യം പേടി ഇല്ലാത്ത മാതാപിതാക്കൾ എപ്പൊ ഉണ്ടാകുന്നു അപ്പോ മുതൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ ആ തരത്തില് ഭാഗ്യം ചെയ്തവരാണ്.
സ്പീക്കർ 1 എവിടെ പോയാലും അവർക്ക് പ്രശ്നവും ഇല്ല. കാരണം അവർക്കൊരു വിശ്വാസമുണ്ട് എൻ്റെ മേളില് അവൾക്ക് ഒന്നും സംഭവിക്കില്ല എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നേരിടാനുള്ള കരുത്ത് അവൾക്കുണ്ട്. അത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും പോവണെങ്കിൽ അവള് പോയിട്ട് തിരിച്ചു വന്നോളും. അങ്ങനെത്തെ ഒരു നമുക്ക്
സ്പീക്കർ 1 നമ്മളെ വിശ്വാസം ആ മാതാപിതാക്കള് എല്ലാ സ്ത്രീകളുടെയും മാതാപിതാക്കള് എപ്പൊ അവരുടെ മേലിൽ ഏൽപിക്കുന്നു അപ്പോ മുതൽ ഇതിനൊരു മാറ്റം കണ്ടെത്തും.
സ്പീക്കർ 2 ഇപ്പൊ യാത്രാന്ന് പറയുമ്പൊ ഞാനൊരിക്കലും കൊറേ പണം മൊടക്കി കൊറേ ദൂര സ്ഥലങ്ങളിലേക്ക് പോണത് മാത്രല്ല യാത്ര ചെറിയൊരു പണം ഇപ്പം ഒരുപാട് പണം ചെലവാക്കാന്ള്ള.
സ്പീക്കർ 2 സമയങ്ങളിലാണെങ്കിൽ പോലും നമുക്കൊരു ആ നമ്മൾ എപ്പഴും ചെയ്യ്ണ കാര്യങ്ങളിൽ നിന്നൊരു വ്യത്യസ്തള്ളൊരു കാര്യം ചെയ്യുമ്പോഴാണ് നമുക്കതൊരു കൊറച്ചും കൂടെ നമുക്ക് ആ സന്തോഷാ ഇല്ലെങ്കി നമുക്കതെപ്പഴും വീണ്ടും വീണ്ടും.
സ്പീക്കർ 2 ഏ ഭയങ്കരൊരു വെഷമായിരിക്കും ഇപ്പൊരേ പോലെ എല്ലാ പ്രാവശ്യം അതിനും നമുക്കൊരു വ്യത്യസ്തമാണ് യാത്രകൾ സമ്മാനിക്ക്ണത് പലപല അനുഭവങ്ങളുണ്ടായിരിക്കും കുടുംബത്തോടു കൂടി ചെലവഴിക്കുമ്പം സുഹൃത്തുക്കളോട് ചെലവഴിക്കുമ്പഴൊക്കെ.
സ്പീക്കർ 2 ഈ യാത്രകളിൽ നിന്നും കിട്ട്യ അനുഭവങ്ങള് പിന്നീട്ള്ള ജീവിതത്തില് നമുക്ക് പല രീതികളിലും സഹായകരമായി വന്നേക്കാം നമ്മള് നേരിടുന്ന പല കാര്യങ്ങള് പിന്നെ പല തരം ആൾക്കാരെ കാണാൻ പറ്റും പല സംസ്കാരങ്ങള് കാണാൻ പറ്റും.
സ്പീക്കർ 2 ഇപ്പൊ നമ്മടെ സംസഥാനത്തില് തന്നെ പലപല ജില്ലകളിലും പോകുമ്പം കാണുന്ന കാഴ്ച്ചകളിപ്പൊ ആലപ്പുഴ പോവാണെങ്കി നമുക്ക് കടലോരങ്ങളിണ്ട് കൊറേ ഈ കടലോരങ്ങള് കാണുന്നതും ഇപ്പം ഇടുക്കി പോവാണെങ്കില് ഫുൾ മല നിരകളാണ്.
സ്പീക്കർ 2 അപ്പൊ അത് രണ്ടും ഡിഫറെൻറ് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലം ഭൂപ്രകൃതിയാണപ്പൊ ചെറിയ പൈസയ്ള്ളൂന്നുള്ളതോണ്ട് യാത്ര ചെയ്യാനിരിക്ക് തൊട്ടടുത്തൊരു സ്ഥലത്തേക്ക് പോയി വെരുന്നത് തന്നെ നമുക്ക് വളരേ സന്തോഷം തരുന്നൊരു കാര്യമാണ്.
സ്പീക്കർ 2 ഏ ഇപ്പൊ പിന്നെ നമുക്കിപ്പോ യാത്രാ സൗകര്യങ്ങള് കൂടിയത് കൊണ്ട് തന്നെ പണ്ടത്തെ പോലെയല്ല നമുക്ക് പലപല യാത്രാ സൗകര്യങ്ങളെടുക്കാ അപ്പതൊക്കെ ഉപയോഗിച്ച് കൊണ്ട്.
സ്പീക്കർ 2 കൂട് യാത്ര ചെയ്യ്ണത്ന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു വരുമാനത്തില് ചെറിയൊരു മാ ഭാഗം മാറ്റി വെച്ചാല് ഒരു നഷ്ടണ്ടെന്നെനിക്ക് തോന്ന്.
സ്പീക്കർ 1 അതേ അതെ ആഹ് പറഞ്ഞേത് ശരിയാണ് ഈ പറഞ്ഞതി തൊട്ട അടുത്താണ് ഇപ്പൊ പോകുന്നെങ്കിൽ പോലും നമ്മള് ആരുടെ കൂടെ പോകുന്നു അത് ആഹ് ഒരു യാത്രാനുഭവം നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിനെ അതൊരു നല്ല രീതിയിൽ മാറ്റം കൊണ്ടു വന്നു നമുക്കതീന്ന് എന്ത്
സ്പീക്കർ 1 പഠിക്കാൻ പറ്റി? എത്രമാത്രം നല്ല നമ്മള് ജീവിതകാലം മുഴുവൻ കൊണ്ട് പോവേണ്ടതായിട്ടുള്ള ഓർമ്മകള് അതീന്ന് എത്ര മാത്രം നമുക്ക് അത്രയും നല്ല ഓർമ്മകൾ കിട്ടി എന്ന് ഒക്കെ പറയുന്നത് അത് നോക്കീട്ട് വേണം തൊട്ടടുത്തായാൽ പോലും അത്രേം സമയം നമ്മള്
സ്പീക്കർ 1 ചിലവഴിച്ചതിന് നമുക്ക് ചിലപ്പോൾ വല്യൊരു മാറ്റം കൊണ്ടു വന്നേക്കാം നമ്മുടെ ജീവിതത്തില് അത്രേം ഒരു നല്ല ഒരു സമയം ഇവരുടെ കൂടെ ചിലവഴിക്കുന്നത് കൊണ്ട് അത് നമുക്ക് ഒരിക്കലും ഒരു നഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല. അത് വളരെ മൂല്യം ഉള്ളൊരു.
സ്പീക്കർ 1 ഏഹ്‌ മൂല്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടേ നമുക്ക് എടുക്കാൻ പറ്റൊള്ളൂ. അത് ഒരിക്കലും ഒരു യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും നമ്മള് നഷ്ട്ടം വരുത്തുന്ന ഒരു കാര്യമായിട്ട് എനിക്കൊരിക്കലും കാണാൻ പറ്റില്ല. കാരണം ഈ പറയുന്നത് പോലെ ജീവിതത്തിൽ തിരക്കിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പൊഴും,

സ്പീക്കർ 1 ഒരു സമാധാനം കൊണ്ട് വരും അതും അല്ല നമുക്ക് കുറച്ചു നാളത്തേക്ക് കൂടി ബാക്കി നമ്മുടെ ഏഹ് പഴയ ജീവിത രീതിയില് നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് ഓടാൻ വേണ്ടിയല്ല. ആഹ് ഒരു ഊർജ്ജം നമുക്ക് ആ ഒരു യാത്ര കൊണ്ട് മാത്രേ കിട്ടൊള്ളൂ.
സ്പീക്കർ 2 ആ കൊറേ ആള്കൾക്കിപ്പൊ ചികിത്സേടെ ഗുണം ചെയ്യും ഇപ്പെന്തെങ്കിലൊക്കെ നൈരാശ്യത്തിലൂടെക്കെ പൊക്ണ ആൾക്കാരാണെങ്കില് ഒരു യാത്ര ചെയ്ത് വെരാണെങ്കില്.
സ്പീക്കർ 2 അവരാ പ്രശ്നത്തിനെ കാണുന്നതന്നെ മാറുംന്നെനിക്ക് തോന്നിണ്ട് കൂടുതൽ സ്ഥലങ്ങളില് പോണു കൂട്തൽ ആൾക്കാരായിട്ട് കാണുന്നു അതൊക്കെ അവരില് വല്ല്യെ മാറ്റം വരുത്തും ഇപ്പത്തന്നെ.
സ്പീക്കർ 2 ഹായ് നമ്മക്കന്നറിയാം ചെല ആൾക്കാരിണ്ട് നമ്മളെ സ്ഥലങ്ങളിൽ തന്നെ ചീയ്യ് യാത്ര ചെയ്യാനായിട്ട് പണിയെടുക്ക്ണവര് യാത്ര ചെയ്യാനായിട്ട് കൊറേ ജീവിതത്തിന്റെ വല്ല്യൊരു സമ്പാദ്യവും വല്ല്യൊരു സമയവും മാറ്റി വെക്കും പക്ഷെ അവരെല്ലാം തന്നെ.
സ്പീക്കർ 2 കൂടുതൽ അറിവ് കേ നേടി കൂടുതല് നല്ല മനുഷ്യരായിട്ട് തിരിച്ച് വരുന്നതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. യാത്ര ചെയ്യണേരെ നമ്മൾ ഒരു മനുഷ്യനെന്ന നെലയില് വളർന്നോണ്ടേ ഇരിക്കാണ് ചെയ്യ്ണത് പിന്നെ ഓരോരാൾക്കും വ്യത്യസ്ത അഭിരുചികള്ണ്ട്.
സ്പീക്കർ 2 ആ ചെലർക്ക് ചെല രാജ്യങ്ങളോട് പ്രത്യേക ഇഷ്ടണ്ടാവാം ചെലർക്ക് ചെല കാലാവസ്ഥകളായിരിക്കാം ഇഷ്ടം ചെലർക്ക് ചെല കാഴ്ച്ചകളായിരിക്കാം ഇഷ്ടം നമ്മടെ കേരളത്തിൽ തന്നെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കാ പൂക്ക്ണൊരു നീലകുറിഞ്ഞിണ്ട് അത്.
സ്പീക്കർ 2 കാണാനായിട്ട് യാത്ര ചെയ്ത പലപല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാര് വരാറിണ്ട് ദൂരെ രാജ്യങ്ങളിൽ നിന്ന് വരാറിണ്ട് അതൊക്കെ എന്താന്നെച്ചാ അവർക്ക് അത് യാത്ര ചെയ്ത് നേരിട്ട് വന്ന് കാണാ
സ്പീക്കർ 2 നമ്മള് ജീവിതത്തില് ഒരിക്കെ മാത്രമായിരിക്കതൊക്കെ ചെയ്യാൻ പറ്റാ അതൊക്കെ ചെയ്യാന്ന് നമുക്ക് ഒരു ജീവിതമാണുള്ളത് അപ്പൊ ആ ജീവിതത്തില് നമുക്ക് എന്തായാലും എല്ലാം കണ്ട് തീർക്കാൻ പറ്റില്ല അതിലും നമുക്കേറ്റോം ഇഷ്ടള്ള.

സ്പീക്കർ 2 യാത്ര ചെയ്ത് വന്ന് ആ ഒരു ഏ ഇത് തന്നെ നമ്മുടെ മാനസികാരോഗ്യത്തിന് നന്നായിട്ട് ഗുണം ചെയ്യും കൂടുതല് വിഷാദം രോഗങ്ങളങ്ങനെ അലട്ടി കൊണ്ടിരിക്ക്ണവരെയൊക്കെ.
സ്പീക്കർ 2 ഏ യാത്ര ചെയ്ത് വെരുമ്പോളൊരു പുതിയൊരു മാറ്റം വെരുന്നത് കാണുന്നുണ്ട് അതൊക്കെയാവും അതുകൊണ്ടാണ് ഞാൻ യാത്ര ചെലപ്പൊരു ചികിത്സേടെ ഗുണം ചെയ്തേക്കാംന്ന് പറഞ്ഞത് അങ്ങനെയൊരു വിഷാദ രോഗത്തിലുള്ള ഒരാൾക്കാരൊക്കെയാണെങ്കില്.
സ്പീക്കർ 2 അവര് കൊറേ സമയം അതിൽ നിന്ന് ചിന്ത മാറി പുതിയൊരു ചിന്തയിലേക്ക് പോയി പുതിയൊരു അനുഭവങ്ങളിലൂടെ പോയി വരുമ്പഴേക്കാണവര് അവരിലീയൊരു മാറ്റം കാണാൻ പറ്റുന്നത്. അപ്പൊ.
സ്പീക്കർ 2 നമ്മളെ നമ്മളെ തലമുറേക്കാ ഒര് യാത്ര ചെയ്യാൻ വേണ്ടീട്ട് കൂടുതല് അവസരങ്ങളിണ്ടാക്കി കൊടുക്കണം വെറുതേ എപ്പഴും ഈ വിഷാദത്തിലൊന്നും ഏർപ്പെടാതെ മനുഷ്യൻ ഇള്ള കാലം സന്തോഷകരമായിട്ട് കൂടുതല് യാത്രകളൊക്കെ ചെയ്ത്.

സ്പീക്കർ 1 അതെ തീർച്ചയായിട്ടും അതെ ഈ വിഷാദരോഗം തന്ന പോലെ വളരെ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ സത്യായിട്ടുള്ള ഒരു കാര്യാണ് ഈ കൂടുതൽ യാത്ര ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ കൂടുതൽ അനുഭവങ്ങളും കൂടുതൽ ഇപ്പൊ ഒരു നമുക്ക് ഒരു പ്രശ്നം വന്നാൽ അതെങ്ങനെ നേരിടാൻ എന്നുള്ളതിനെ കുറിച്ചുള്ള

സ്പീക്കർ 1 നല്ല കാര്യമാണ് യാത്ര ചെയ്യുന്നതും പുതിയ പുതിയ സ്ഥലങ്ങൾ പോയി കാണുന്നതും. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെങ്കില് ഈ ദോഷങ്ങളും ഉണ്ട്. നമ്മള് കണ്ടതാണ് ഈ നീലക്കുറുഞ്ഞി എന്ന് കേട്ടപ്പോ തന്നെ കുറേ ആൾക്കാര് അത് പക്ഷെ യാത്രയുടെ സുഖം കൊണ്ട് തന്നെ ഇള്ളത് എന്ന് പറയാൻ,
സ്പീക്കർ 1 പറ്റില്ല. കുറേ പേര് ഈ സാമൂഹ്യ മാധ്യമങ്ങളില് ഈ പടങ്ങളെടുത്തിട്ട് ഏഹ് എല്ലാവരും അറിയുക അങ്ങനത്തെ ചില ഉദ്ദേശങ്ങളിലൂടെ കൂടെ പോകുന്ന ആൾക്കാരുണ്ട് ആഹ് അവരൊക്കെ ചെയ്യുന്നേ വെച്ചാൽ ഈ ശരിക്കുള്ള യാത്രാനുഭവം തേടിയല്ല അവര് പോകുന്നത്.

സ്പീക്കർ 1 ആ സ്ഥലത്തിൻ്റെ ആ പ്രവേശത്തിൻ്റെ ഭംഗി തന്നെ പോയി. അപ്പൊ യാത്ര അങ്ങനെ ചെയ്യുന്നവര് ദോഷോം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ യാത്ര ചെയ്‌തോ നല്ലതാണ് പക്ഷെ അതിൻ്റെ ഉദ്ദേശവും കൂടി നല്ലതായിരിക്കണം.
സ്പീക്കർ 1 നമുക്ക് പോകണം ആൾക്കാരെ കാണിക്കണം എന്നുള്ളത് മാത്രമല്ല. പോയി നമ്മളെവിടെ പോകുന്നു യാത്ര എവിടെ പോകുന്നു ആ സ്ഥലം നമ്മള് നമ്മൾടേം കൂടി ഉത്തരവാദിത്വമാണത്. ശുദ്ധിയായിട്ട് ശുചിയായിട്ട് സൂക്ഷിക്കാ എന്നുള്ളത്.
സ്പീക്കർ 1 നമുക്ക് വന്ന് കണ്ടിട്ട് പോകാം എന്നുള്ളത് മാത്രല്ല. നമുക്ക് ശേഷവും ആൾക്കാരിത് കാണാൻ വരുന്നുണ്ട്. അവർക്കും ഈ ശരികൾ ഈ പ്രകൃതി ആസ്വദിക്കണം ആസ്വദിക്കാനുള്ള ഒരു ഇതവർക്കുമുണ്ട്. അപ്പൊ നമ്മള്
സ്പീക്കർ 1 ഈ ഇത് ആകാതെ ഇരിക്കാ നമ്മള് കണ്ട് ആസ്വദിച്ചതിന് ശേഷം വേറെ ആൾക്കാർക്കും അത് കണ്ട് ആസ്വദിക്കാനുള്ള ഒരവസരം കൊടുക്കുക. ഏഹ് കഴിവതും പ്രകൃതി നമ്മള് പോകുന്ന ഇടത്തൊന്നും നമ്മള് ചറ ചവറൊന്നും ഇടാതെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക

സ്പീക്കർ 2 അതിപ്പം ന നമ്മടെ രാജ്യക്കാര് വേറെ ഇപ്പൊ നമ്മക്കറിയാവുന്ന പല വികസിത രാജ്യങ്ങളിലും അതിനായിട്ടൊരു നിയമം തന്നെ കൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനേ നമ്മളൊരു സ്ഥലങ്ങളില് പോയിട്ടിപ്പൊ നമ്മള്.
സ്പീക്കർ 2 സ ഏറ്റോം കൂടുതല് സഞ്ചാരികളുള്ള സ്ഥലങ്ങളിലൊ അവരുടെ നഗരങ്ങളിലൊക്കെ പോയിട്ട് വഴിയോരങ്ങളില് നമ്മളൊരു മാലിന്യം നിക്ഷേപിക്കാണെങ്കിലവര് പിഴ അപ്പത്തന്നെ ഈടാക്കും പിന്നെ അവള് അവര് വളരെ മനോഹരമായിട്ട്.
സ്പീക്കർ 2 അങ്ങനത്തെ കുപ്പികളും ചപ്പു ചവറുകളൊക്കെ ഇടാനായിട്ട് മനോഹരമായിട്ട്ള്ള തെരുവ് വീഥികളൊക്കെ അതിനായിട്ടോരോ സ്ഥലങ്ങളൊക്കെ ഇണ്ടാക്കി അങ്ങനെക്കെ വെച്ചിള്ള് നമ്മളെ രാജ്യത്തും അതിനുള്ളൊരു നിയമം കൊറച്ചും കൂടി ശക്തമായി കൊണ്ട് വരണം.
സ്പീക്കർ 2 ബാക്കി രാജ്യങ്ങളവരേ രാജ്യത്തെ അത്രയും മനോഹരമായി കാത്ത് സൂക്ഷിക്കുന്നോ ഇത് കൊണ്ടാണ് ഇത്രയും സഞ്ചാരികളങ്ങനെ പോക്ണതിപ്പം ഏ നമുക്കന്നറിയാം നമ്മളെ രാജ്യക്കാരായാലുപ്പം.

സ്പീക്കർ 2 മനോഹരമായിട്ടുള്ള സ്ഥലമാണ്‌ ഇപ്പൊ നമ്മളെ രാജ്യത്തേക്ക് കൂടുതല് സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടി പറ്റും കൂടുതല് സഞ്ചാരികളെ ആകർഷിക്ക്ണൊരു വരുമാനം കൂടും നമ്മളെ രാജ്യം കൂടുതലാൾക്കാരിലേക്കെത്താൻ പറ്റും നമ്മളെ രാജ്യത്തിൻറെ സംസ്കാരം.
സ്പീക്കർ 2 നമ്മളൊരു യാത്ര ചെയ്യുമ്പൊ നമ്മളാ സംസ്കാരത്തിന്റെ കൂടെ ഭാഗമാവാണ് നമ്മടെ രാജ്യത്തിനേറ്റവും നല്ലൊരു സംസ്കാരമുള്ളൊരു ഏ ലോകത്ത് തന്നെ ഏറ്റവും നല്ല സംസ്കാരമുള്ളൊരു രാജ്യമാണപ്പൊ ഈ സംസ്കാരത്തെ അറിയാൻ വേണ്ടീട്ട് കൂടുതലാൾക്കാര് വന്ന് തൊടങ്ങും.
സ്പീക്കർ 2 ആ ആൾക്കാരൊക്കെ ഈ സംസ്കാരത്തെ പറ്റി നം പ അവര്ടെ രാജ്യങ്ങളില് പോയി പറയും അത് നമ്മളെ രാജ്യത്തിന് നല്ലതാണ് നമ്മളെ രാജ്യം വളരാനത് നല്ലതാണ് കൂട്തലാൾക്കാര് വരാൻ വേണ്ടി നല്ലതാണ് അപ്പൊ ആ അങ്ങനെ യാത്രകളിലൂടെ നമുക്ക് നമ്മടെ.
സ്പീക്കർ 2 ഏ രാഷ്ട്രത്തെ തന്നെ വികസിക്കാം പറ്റും കൂടുതലാൾക്കാര് വന്ന് നമുക്കും പല രാജ്യങ്ങളിലും പോകുമ്പം അതേ രീതീല് നല്ല രീതീല് പെരുമാറാനും അതേ ബഹുമാനത്തോടെ .
സ്പീക്കർ 1 ഹമ് അതെ തീർച്ചയായിട്ടും അതിനിപ്പോ മാറ്റം വരുന്നുണ്ട്. കുറേ ആൾക്കാര് നമ്മുള് ഗോവയിൽ ഒക്കെ ആണെങ്കിൽ തന്നെ അതിന് മാറ്റം വരുത്താനുള്ള പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടു വരുന്നുണ്ട്. ഇനി ഇപ്പൊ എന്തായാലും നമുക്ക് ഇനിയും ആൾക്കാര് ഇതേ പോലെ തന്നെ പുതിയ പുതിയ നിയമങ്ങള് വന്ന്,
സ്പീക്കർ 1 ഈ യാത്രയുടെ സ്ഥലങ്ങളൊക്കെ ഏഹ് വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റുന്ന അങ്ങനത്തെ രീതിയിൽ എല്ലാവർക്കും പറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്കതേ ചെയ്യാൻ പറ്റൊള്ളൂ. നമ്മള് തന്നെ മാറ്റം കൊണ്ടു വന്ന് തുടങ്ങണം എന്തായാലും അതാണ് എനിക്കിപ്പോ പറയാനൊള്ളൂ. അത്രേം.
സ്പീക്കർ 1 പിന്നെ നമുക്ക് കാണാം എന്തായാലും ഒരു യാത്ര ഒരുമിച്ചു പോകാം നമുക്ക്.